ഹലോ നമസ്കാരം എന്തൊക്കെണ്ട് വിശേഷങ്ങളൊക്കെ

എന്താ അങ്ങനെ പോണു കാര്യങ്ങളൊക്കങ്ങനെ പോണു അവടെ

ആ ഇവ്ടെതണുപ്പാണ് ന്ത അവടെ നല്ല മഴപെയ്യണെയൊച്ച മഴക്കാലാവസ്ഥണൊഅവ്ടെ

മഴപെയ്തകഴിഞ്ഞ പിന്നെ റോട്ടിലും എല്ലാടത്തും നര നഗരങ്ങളിൽ ഒക്കെ വയങ്കര വളള്ളപ്പൊക്കോം

ഇപ്പൊ വെല്യപ്രശ്‌നല്ല ചെറിയരീദിൽമഴൊള്ളു ഇടക്കെടക്ക് മാത്രം മഴകിട്ട്ണത് ശരിക്കിത് എന്തറയനമ്മൾ കാലാവസ്ഥ വ്യതിയാനംനൊക്കെ പറയാലോ അ രീതീലണ് ക്കുടെ നടന്നോണ്ടിരിക്കണെ കരണന്തച്ചാല്

ശെരിക്കിത് ചൂട് കാലാണ് പക്ഷെ എടീല് ഒരു മഴ വന്ന് കഴിഞ്ഞപിഞ്ഞേ വള്ള പൊക്കോം മറ്റ് ദുരന്തകകൂടെ ഇസ്‍ലാമിക്ഒരുപള്ളി ണ്ടല്ലോ ഹറം ന്നൊക്കെ പറേണെ അവിടൊക്കെ വള്ളം കേറലും മറ്റു രീതീലുള്ള ബുദ്ധിമുട്ടാളൊക്കെ സൗദി അറബില് ണ്ടാവാറിണ്ട് എന്നാലും ചൂടെഞ്ഞെണ് എന്താണ് അവടെ തണുപ്പരികുവല്ലേ

അ വ്ടെ മഞ്ഞാണ് ഞാ പ്പോ കേരളത്തിന്ന് വുട്ടാണ് ഞ വ്ടെ കുളുമണലിലാണ് ഇവടെ ഞാനീ ട്രിപ്പയ ബാഗിന്റെ ബാഗായിട്ട് വന്നേണ് ഇവ്ടെ ഈ ഒരു ടൈം ആണ് മഞ്ഞിന്റെ ഒരു സീസൺ കൃത്യായിട്ട് നമുക് അനുഭവപ്പെടാൻപറ്റ

ഇവിടന്ത ഒരുപാട് ഒരുപാട് തീർത്തുംഇവിടൊരു കേരളത്തില്താമസിച്ച ഒരാൾക്കോ ഇവ്ടെ താമസിക്കാൻ റിസ്‌കെർക്കും കാരണം അത്രിം മഞ്ഞാണ് നമ്മൾ വിജാരികനെകാട്ടിലും നമ്മടെ നാട്ടിലൊക്കെ ഉള്ള മണ്ണിന് തുല്യണ് ഇവടത്തെ മഞ്ഞ് നല്ല ശമ്പളസ്ഥിരണ്ടായിരിക്കു ലെ ഈ ഒരു കാല

കുളുമണാലി ഏത് ഭാഗത്താണ് സിറ്റുവേറ്റിയണത്‌ ഇന്ത്യയിലാണൊ അ അത് അതിന്റെ ത് ലൊക്കേഷൻ കൃത്യയായിട്ട് ആ രീതിലെന്നെ പോണ് പക്ഷെ അവടെ നമ്മൾ ശ്രദ്ധിക്കണ്ടത് വെച്ചാല് ട്രിപ്പിന് പറ്റിഎ പ്ലേസ് ആണ് ഇവ്ടെ നല്ല ആൾക്കാര് വന്ന് പോണ്ട് നുള്ളതാണ് എന്താണവടെ ജിദേ ജിദേലൊക്കെന്താണ് കാലാവസ്ഥ എന്താന്ന് വെച്ചാല് സ്വഭാവഗായിട്ടും ഞാനൊരു പ്രവാസി ആയി വന്നതാണ് വീട്ടില് പ്രാരാബ്‌ധങ്ങളൊക്കെ അതിന്റെ ഭാഗായിട്ടാണങ്കിലും കാലാവസ്ഥ ശെരിക് വെലിയൊരു എന്ത പറയ വലിയൊരു ചലഞ്ചഞ്ഞേണ്

ഗ്ലോബൽ വാർമിംഗ്‌നോടനുബന്ധിച്ഛ് അത് കൃത്യായിട്ട് അതെ അതെ അതേ

അപ്പൊ ജി സെവൻ ലാസ്റ്റ് ജി സേവൻ ജി ട്വന്റി നടന്നതെന്താങ്ങിൽ അപ്പൊ എന്ത് അതൊരു വളര് രാഷ്ട്രീയ അ ആരുവിഷയങ്ങളില നടന്നിരിന്നെ ഇതിന്റെര് ക്ലൈമെറ്ന്റെ

എല്ലാത്തിന്റേം അടിസ്ഥനം കാലാവസ്ഥ വ്യതിയാനം തഞ്ഞെണ് ഇപ്പൊ നമ്മടെ കേരളത്തിലാണെങ്കിലും കാലാവസ്ഥവ്യതിയാനം തഞ്ഞേണ്

പണ്ട് നൊക്കെ പറഞ്ഞാല് നമ്മടെ മുൻകാമികളായിട്ടുള്ള പ്പോ നമുടെ ഉപ്പമാരായാലും ഉമ്മമാരായാലും അവര് പറയുന്ന സമയത്തായിരിക്കും പ്പോ കർക്കിട കര്കിടകമാസന്നൊക്കെ പറയും മലയാളത്തില് അ സമയത് മഴപെയ്യും ന്ന് പറഞ്ഞ പെയ്തിരിക്കും പക്ഷെ കാലാവസ്ഥ വ്യതിയാനല്ലേ യഥാർത്ഥത്തിൽ നടന്നോണ്ടിരിക്കണേ മഴ പെയ്യാത്ത സമയത് മഴ പെയ്യുന്നു മഴ പെയ്യേണ്ട സമയത് മഴ പെയുന്നില്ല മഴ പെയ്ത കഴിഞ്ഞാൽ വെള്ളപൊക്കം അത് തഞ്ഞെ കാലാവസ്ഥ നിരൂപകരായിട്ടുള്ള ആളുകൾ പല പേരുകളിടുന്നു പിഞ്ഞേ കേരളത്തിന്റെ എന്താ പറയാ എ ധന സഹായങ്ങൾ ലഭിക്കേണ്ടിടത് ലഭിക്കുന്നില്ല ഇതൊക്കെ കാലാവസ്ഥന്റെ പ്രശ്‌നത്തിലെന്നെ നമ്മടെ ഗജനാവിനീം ബാധിക്കണ്ട് എല്ലാ രീതീല്മ് ബാധിക്കണ്ട് കാലാവസ്ഥ വ്യതിയാനങ്ങൾ

ഒരുപാട് പ്രവാസികളും ജിദ്ദേക്കെ ആവുമ്പൊ തഞ്ഞേ ഒരുപാട് പ്രവാസികൾ വെര്ണതാണ് അതുപോലെതഞ്ഞേ പല സന്ദർശകരും വെര്ണതാണ് ഇപ്പൊ ഈ വേൾഡ് കപ്പ് നടക്നത്കൊണ്ട് തഞ്ഞെ ഖത്തറിലേക് പോകണ്ട പകരം ഫസ്റ്റ് ജിദ്ദീ ലേക്ക് വരണ്ട ആവിഷ്‌കാരം ണ്ടായ ആവശ്യകര്ണ്ടായ കൊണ്ട് തന്നെ

ഫസ്റ്റ് ജിദ്ദീലേക്ക് വന്നതിന് ശേഷം ഖത്തറിലേക്ക് പോകുന്ന ഒരുപാട് ഫാമിലി ക്പ്‌ൾസ് ഫാമിലി ടീമ്സ് ഒക്കെണ്ട് അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ലോകം മൊത്തം നേരിട്ടോണ്ടിരിക്കുന്ന പ്രശ്നം തന്നേണ് കാലാവസ്ഥ വ്യതിയാനംനുള്ളത്

പിന്നെ മൊത്തത്തിൽ കുളുമണലിത്തെ അവിട്ത്തെ അവസ്ഥ എന്താണ്പ്പള്ളത് ഇവിടൊക്കെ എന്താന്ന് വെച്ചാല് നമ്മള് കൃത്യായിട്ട് ഇവടെ ഞമ്മള്പ്പൊ അനുഭവിച്ചിങ്ങനെ വെര്ണൊള്ളൂ തൊടക്കക്കാരാരായത് കൊണ്ട് അപ്പൊ ആ രീതീലുള്ള ഒരുപാട് വിഷയങ്ങള് ഇവ്ടെ നടന്നോണ്ടിരിക്കണ്ട് ഇപ്പൊ നമ്മൾ ഞാനും കേരളത്തില് വന്നീന് ശേഷം അവിടത്തെ കാലാവസ്ഥ ഒന്ന് അനുഭവിക്കാൻ വേണ്ടീറ്റ് കുളുമാണാലി വരെ പോകണംന്ന് ണ്ട് ലെ തീർച്ചയായിട്ടും വരേണ്ട സ്ഥലാണ് തോന്നുന്നു

അതെ തീർത്തും താങ്കൾ അതൊന്ന് സന്ദർശിക്കണ്ടേണ് താങ്കൾ ഒരു ട്രിപ്പോളി ആയ നെലക്ക് തന്നെ തീർച്ചയായും ഇവിടൊക്കെ സന്ദർശിക്കണ്ടെ ഒരുപാട് സ്ഥലങ്ങൾ ണ്ട് ഇവടെ അപ്പൊ തീർത്തും താങ്കൾ ഇവിടെ വന്നൊന്ന് സന്ദർശിച് ഇവിടത്തൊരു കാലാവസ്ഥ ഒരു വിഷയങ്ങളെകുറിച് ഇപ്പൊ നമ്മള് ലാസ്റ്റ് ഒരു യോഹന്നാന്റോര് എന്ത് ഒരുപാട് ഏ ആര്ടികള്സ് നമ്മൾ കാണനിടയായി ഇ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ന്റെഅപ്പൊ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ല് മ്മളെ ഇ എക്കണോമിക് ഏ ഗ്രൗത്ത്‌ എന്തിയ്യണ്ട് നല്ല സ്വാധീനം ചെൽത്തണ്ട് എക്കണോമിക് ഗ്രൗത്ത്‌ പറഞ്ഞ എക്കണോമിക് ഗ്രൗത്ത്‌ കൃത്യായിട്ട് ഇതിന്റെ ഈ ഒരു ഏ ഗ്ലോബല് വാർമിങ് ഒഴിവാക്കള്ള അഫോറസ്റ്റേഷൻ കൃത്യായിട്ട് പറീണെന്താച്ചാൽ

നമക് മാത്രല്ല ഈ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാനുള്ളദ് പല പല നമ്മളെ പോല തന്നെ ജീവള്ള ജീവജാലങ്ങളെല്ലാം അവരൊക്കെ ഈ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവും ഇത്പോ കാരണം പല പല ജീവികൾക് വംശ നാശങ്ങൾ സംഭവിക്കുന്നുണ്ടാവും കാരണം ഒരുപാട് ജീവികൾ എന്താപറയാ കാലാവസ്ഥയോട് ബന്ധപെടുത്തി ജീവിക്കുന്ന ഒരുപാട് ജീവികൾണ്ടാവും അപ്പൊ അവർക്കൊക്കെ ഇ വിഷയങ്ങൾ നേരിടേണ്ടതുണ്ട് എന്നിരുന്നാലും ഇപ്പൊ സമയൊരുപാട് വൈകീട്ടുണ്ട് ഇന്ക ജോലിക് പോവാനായിട്ട്ണ്ട് അപ്പൊ ഞാൻ പിന്നെ വിളിക്കണ്ട് ശെരി എന്ന